ടൈടലില് ക്ലിക് ചെയ്തു ടേബിൾ ഓഫ് കണ്ടെന്റ്സ് എന്ന് ടൈപു ചെയ്യുക
ബോഡി ടെക്സ്റ്റ് boxൽ ക്ലിക് ചെയ്തു തുടര്ന്നുള്ള സ്ലയട്സിന്റെ ടൈറ്റിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യുക160 ഓപ്പൻ സോർസ് ഫണി തെ പ്രസന്റ് സിച്യൂയേഷൻ ഡെവലപ്പ്മെന്റ് അപ്പ് ടോ പ്രസന്റ് പൊട്ടൻഷ്യൽ ആൾട്ടർനേറ്റീവ്സ് റികമൻഡേഷൻ ഡെവലപ്പ്മെന്റ് അപ്പ് ടോ പ്രസന്റ് എന്ന വാചകം തിരഞ്ഞെടുകുക് ഹൈപെർലിങ്കിലും ഇൻസെർറ്റിലും ക്ലിക് ചെയ്യുക
ഇതു ഹൈപെർലിങ്ക് ഡയലോഗ് ബോക്സ് തുറകും
ഇടത് പെയ്നിൽ ഡോക്യുമെന്റ് സെലക്ടു ചെയുക
ടാർഗെറ്റ് ഇൻ ഡോക്യുമെന്റ് എന്ന ഫീൽഡിലെ വലത് വശത്തുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക
ഈ പ്രേസെന്റെഷനിലുള്ള സ്ലയടുകളുടെ ലിസ്റ്റ് തുറക്കും
ഇതിൽ നിന്നും ഡെവലപ്പ്മെന്റ് അപ്ടോ പ്രസന്റ് എന്ന പേരുള്ള സ്ലയ്ദു തിരഞ്ഞെടുക്കുക
ലിസ്റ്റിലുള്ള അപ്ലൈ ബട്ടൺ ലും ക്ലോസ് ബട്ടൺ ലും ക്ലിക്ക് ചെയ്യുക വീണ്ടും അപ്ലൈ ബട്ടൺ ലും ഡയലോഗ് ബോക്സിലും ഉള്ള ക്ലോസ് ബട്ടൺ ലും ക്ലിക്ക് ചെയ്യുക സ്ലയടിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുക താങ്കളിപ്പോൾ താങ്കളുടെ കെർസെർ റ്റെക്സ്റ്റിനു മുകളിലൂടെ നീക്കുമ്പോൾ ചൂണ്ടി കാണിക്കുന്ന ഒരു വിരല് പോലെ കാണിക്കുന്നു ഇതിനർഥം ഹൈപെർലിങ്ക് വിജയിച്ചു എന്നാണ്160
ഹൈപെർലിങ്ക് ചെയ്തു റ്റെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നതും താങ്കളെ പ്രസക്തമായ സ്ലായ്ടിലെക് കൊണ്ടുപോകും മറ്റൊരു ഡോക്യുമെന്റ് ഹൈപെർലിങ്ക് ചെയ്യാൻ നമുക്ക് ടേബിൾ ഓഫ് കണ്ടെന്റ്സ് എന്ന സ്ലായ്ടിലെക് തിരികെപോകാം ഇനി മറ്റൊരു ലൈൻ ഐറ്റം ചേർക്കുക എക്സ്റ്റെർണൽ ഡോക്യുമെന്റ് ആ വാചകം സെലക്ട് ചെയ്തു ഇൻസെർട്ടിലും ഹൈപെർലിങ്കിലും ക്ലിക്ക് ചെയ്യുക ഇടതു പെയ്നിൽ ഡോക്യുമെന്റ് സെലക്ട് ചെയ്യുക ഡോക്യുമെന്റ് പാത്ത് ഫീൽഡിന്റെ വലതു ഭാഗത്തുള്ള ഫോൾഡർ ഐക്കൺ ക്ലിക്ക് ചെയ്യുക ഹൈപെർലിങ്ക് ചെയ്യാനുള്ള ഡോക്യുമെന്റ് തിരഞ്ഞെടുക്കുക നമ്മൾ റൈറ്റർ സിരീസിൽ തയാറാക്കിയ resumeഓഡ്റ്റ് തിരഞ്ഞെടുത്തു ഓപ്പൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഹൈപെർലിങ്ക് ഡയലോഗ് ബോക്സിലെ അപ്ലൈ ബട്ടൺ ക്ലിക്ക് ചെയ്തു ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സ്ലയടിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുക താങ്കളിപ്പോൾ താങ്കളുടെ കെർസെർ റ്റെക്സ്റ്റിനു മുകളിലൂടെ നീക്കുമ്പോൾ ചൂണ്ടി കാണിക്കുന്ന ഒരു വിരല് പോലെ കാണിക്കുന്നു ഇതിനർഥം ഹൈപെർലിങ്ക് വിജയിച്ചു എന്നാണ്160
ഹൈപെർലിങ്ക് ചെയ്തു റ്റെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നതും താങ്കളെ പ്രസക്തമായ സ്ലായ്ടിലെക് കൊണ്ടുപോകും നമ്മുടെ ഈ അവസ്ഥയിൽ ഇത് നമ്മളെ resumeഓഡ്റ്റ് ലേക്ക് കൊണ്ട് പോകുന്നു വെബ് പേജിലേക്കുള്ള ഹൈപെർലിങ്ക് ഇതുപോലെയാണ് പ്രെസെന്റെഷന്റെ അവസാനം പുതിയൊരു സ്ലൈഡ് ചേർക്കുക ടൈറ്റിൽ എസൻഷ്യൽ ഓപ്പൻ സോർസ് സോഫ്റ്റ്വെയർ എന്നാക്കുക ബോഡി ടെക്സ്റ്റ് ബോക്സിൽ ഉബുന്റു ലിബ്രെ ഓഫീസ് എന്ന് ടൈപ്പ് ചെയ്യുക ടെക്സ്റ്റിലെ രണ്ടാമത്തെ വരി തിരഞ്ഞെടുത്തു ഇൻസെർട്ടിലും ഹൈപെർലിങ്കിലും ക്ലിക്ക് ചെയ്യുക ഇടതു പെയ്നിൽ ഇന്റർനെറ്റ് സെലക്ട് ചെയ്യുക ഹൈപെർലിങ്കിൽ വെബ് സെലക്ട് ചെയ്യുക ടാർഗറ്റ് ഫീൽഡിൽ wwwlibreofficeorgഎന്ന് ടൈപ്പ് ചെയുക ഹൈപെർലിങ്ക് ഡയലോഗ് ബോക്സിലെ അപ്ലൈ ബട്ടനും ക്ലോസെ ബട്ടനും ക്ലിക്ക് ചെയ്യുക
സ്ലയ്ടിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുക താങ്കളിപ്പോൾ താങ്കളുടെ കെർസെർ റ്റെക്സ്റ്റിനു മുകളിലൂടെ നീക്കുമ്പോൾ ചൂണ്ടി കാണിക്കുന്ന ഒരു വിരല് പോലെ കാണിക്കുന്നു
ഇതിനർഥം ഹൈപെർലിങ്ക് വിജയിച്ചു എന്നാണ്160
ഹൈപെർലിങ്ക് ചെയ്തു റ്റെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നതും താങ്കളെ പ്രസക്തമായ വെബ് പേജിലേക്ക് കൊണ്ടുപോകും അവസാനമായി ടേബിളസ് ഉപയോഗിച്ചാണ് ഡാറ്റ കൊളുംസിലെക്കും റോസിലേക്കും സംഖടിപ്പിക്കുന്നത്
നമുക്കിപ്പോൾ ലിബ്രേ ഓഫീസി ഇമ്പ്രെസ്സിൽ ടേബിൾ എങ്ങനെയാണു ചേർക്കുക എന്ന് പഠിക്കാം സ്ലൈഡ് പെയ്നിൽ നിന്ന് ഡെവലപ്പ്മെന്റ് അപ്പ് ടോ തെ പ്രസന്റ് എന്ന് പേരുള്ള സ്ലൈഡ് തിരഞ്ഞെടുക്കുക ടാസ്ക് പെയ്നിന്റെ ലയൌറ്റ് സെക്ഷനിൽ നിന്ന് ടൈറ്റിൽ കൂടാതെ 2 കണ്ടെന്റ് ഐക്കൺ തിരഞ്ഞെടുക്കുക ഇടതു ടെക്സ്റ്റ് ബോക്സിൽ നിന്നും ടെക്സ്റ്റ് തിരഞ്ഞെടുക്കുക അതിനു ശേഷം ഫോണ്ട് സൈസ് 26 ആയി കുറയ്ക്കുക
വലതു ടെക്സ്റ്റ് ബോക്സിലെ മദ്ധ്യത്തിലെ ഇൻസെർറ്റ് ടൂൾ ബാറിൽ നിന്ന് ഇൻസെർറ്റ് ടേബിൾ ഐക്കൺ ക്ലിക്ക് ചെയ്യുക
ഡിഫാൾട്ട് ആയി കൊളങ്ങളുടെ എണ്ണം 5 ഉം റോകളുടെ എണ്ണം 2 ഉം ആണ്
നമുക്കത് കൊളത്തിന്റെ എണ്ണം 2 ഉം റോകളുടെ എണ്ണം 5 ഉം ആക്കാം ഒക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ടെക്സ്റ്റ് വായിക്കുന്നതിനായി നമുക്ക് ടേബിളിനെ വലിച്ചു നീട്ടാം റ്റെബിലിലെക് ഡാറ്റ ഇങ്ങനെ എന്റർ ചെയ്യാം ഇമ്പ്ലിമെന്റെഷൻ കൂടാതെ 160 2006 10 2007 20 2008 30 2009 40 നമുക്കിപ്പോൾ ഹെടെർ റോയുടെ ഫോണ്ട് ബോള്ഡ് ആക്കി റ്റെക്സ്റ്റിനെ സെന്റെൽ ആക്കാം ടേബിൾ ന്റെ നിറം മാറ്റാൻ ആദ്യം എല്ലാ ടെക്സ്റ്റും തിരഞ്ഞെടുക്കുക ടാസ്ക് പെയ്നിൽ ന്റെ ടേബിൾ ഡിസൈൻ നിന്ന് ഒരു ടേബിൾ സ്റ്റൈൽ തിരഞ്ഞെടുക്കുക
ഞാൻ ഇത് തിരഞ്ഞെടുക്കും നോക്കു ഇപ്പോൾ ടേബിൾ കാണാൻ എങ്ങനെയെന്നു ഇത് നമ്മെ ഈ റ്റുറ്റൊരിയലിന്റെ അവസാനതിലെത്തിക്കുന്നു
ചുരുക്കത്തിൽ നമ്മൾ പഠിച്ചത് പിക്ചരുകൽ ചേര്ക്കാനും അതിനെ ഫോർമാറ്റ് ചെയ്യാനും പ്രേസേന്റെഷന് അകത്തും പുറത്തും എങ്ങനെയാണു ഹൈപെർലിങ്കും കൂടാതെ ടേബിൾസും ചേർക്കുന്നത് ഈ കോമ്പ്രഹൻഷൻ ടെസ്റ്റ് അസൈൻമെൻറ് പരീക്ഷിക്കുക
പുതിയ പ്രെസെന്റെഷൻ സൃഷ്ടിക്കുക മുന്നാമത്തെ സ്ലയ്ടിൽ പിക്ചർ ചേർക്കുക നാലാമത്തെ സ്ലയടിൽ 2 റോയും 3 കൊലവുമുള്ള ടേബിൾ ഉണ്ടാക്കുക ടാബിളിന്റെ രണ്ടാമത്തെ കോളത്തിലും രണ്ടാമത്തെ റോയിലും സ്ലൈഡ് 3 എന്ന ടൈപ്പ് ചെയ്യുക
മുന്നാമത്തെ സ്ലയ്ദിൽ ഇ ടെക്സ്റ്റ് ഹൈപെർലിങ്ക് ചെയ്യുക താഴെക്കാണുന്ന ലിങ്കിൽ ലഭ്യമായ വീഡിയോ കാണുക ഇത് സ്പോകെൻ ടുടോറിയൽ പ്രോജെക്റ്റ് സമ്മറയിസ് ചെയ്യുന്നു നിങ്ങൾക്ക് മികച്ച ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ നിങ്ങൾക്കത് ഡൌൺലോഡ് ചെയ്ത് കാണാം സ്പൊകെൻ റ്റുറ്റൊരിയൽ പ്രൊജക്റ്റ് ടീം സ്പൊകെൻ ററ്റുറ്റൊരിയൽസ് ഉപയോഗിച്ച് വർക്ഷൊപ്പുകൾ നടത്തുന്നു ഓൺലൈൻ പരീക്ഷ ജയിക്കുന്നവർക്ക് സാക്ഷ്യപത്രങ്ങൾ നൽകുന്നു കൂടുതൽ വിശദാംശങ്ങൾക്കായി contactspoken tutorialorg ലേയ്ക്ക് എഴുതുക സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്ട് എന്നത് തൽക്ക് ടോ a ടീച്ചർ പ്രൊജക്ട് ൻറെ ഒരു ഭാഗമാണ് ഇതിനെ പിന്തുണയ്ക്കുന്നത് നേഷണൽ മിഷൻ ഓൺ എഡ്യൂകേഷൻ ഐസിടി മെഹർദ് ഗവർണ്മെന്റ് ഓഫ് ഇന്ത്യ മുഖാന്തരമാണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ സ്പോക്കൻ ഹൈപ്പൻ ട്യൂട്ടോറിയൽ ഡോട്ട് ഓർഗ് സ്ലാഷ് ന്മെയ്ക്ട് ഹൈപ്പൻ ഇൻട്രോ യിൽ ലഭ്യമാണ് ഈ റ്റുറ്റൊരിഅൽ സമാഹരിച്ചത് ശാലു ശങ്കർ ഐറ്റ് ബോംബേ ഞങ്ങളോടൊപ്പം ചേർന്നതിന് നന്ദി